ആ അത് ആ ഒരു അതിൻ്റെ taste ഉം മധുരം എല്ലാം കാരണം ചെലവരത് കഴിക്കത്തില്ല അതിൻ്റെ ആ ഒര് ന്നുവച്ച ആ ഒരു smell കാരണം ഒന്നും കഴിക്കത്തില്ല അതിൻ്റെ മണം ചെലവർക്ക് പിടിക്കത്തില്ല

അങ്ങനെ

favourite fruit എന്നൊക്കെ water melon leafy vegetables ഒക്കെ include ചെയ്യാറുണ്ടോ food ലു ആഹ് leafy vegetables ലു ചീരയിഷ്ടവാണ് ഉം

ആഹ് അവരെല്ലാരും കഴിക്കുഒക്കെ ചെയ്യും പിന്നെ എൻ്റെ ഒരു അനിയന് മാത്രമാണ് ചെറി ചെറിയൊരു കുഴപ്പം അവനു ഏർ ഇടയ്ക്ക് പനിയൊക്കെ വന്നു പോയതായിരുന്നു ഏർ പനി കഴിഞ്ഞപ്പോഴും കഴിക്കാ കഴിക്കുന്നില്ലേ അവനൊന്നും ആഹ് ഇപ്പോൾ പിന്നെ അവനു ആഹ് പനി കാരണം രണ്ടു ഒരു വട്ടം വന്നു പോയി പിന്നെ രണ്ടാമത്തെ വട്ടം വന്നപ്പോഴത്തേക്കുമാണ് അത് എന്നുവച്ചാ കോടിക്കൊക്കെ ആവുന്ന സമയായിരുന്നു food കഴിക്കാഞ്ഞിട്ടാ നന്നായിട്ടു food കഴിച്ചു അത് count കൂട്ടിയിരുന്നെങ്കി കൊഴപ്പമില്ലാതിരിക്കുആയിരുന്നു നല്ല അടി കൊടുത്തു കഴിക്കാൻ പറയണം കേട്ടോ

കുടിക്കാൻ നമുക്കെല്ലാവർക്കും പൊതുവെ മടി തന്നെ നമുക് ഏറ്റവും നല്ലത് എനിക്കിപ്പോ തലവേദന ഒക്കെ വരുവാണെങ്കില് മിക്ക ആളുകളും തലവേദന വരുമ്പോ ചോയ്ക്കുന്നത് മരുന്ന് കഴിക്കെന്ന് പറയും ഞാനങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല ഞാനത് maximum തലവേദന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

പിന്നെ വേറെ വിശേഷോന്നും ഇല്ലേ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

Hello hello പറയു ആ okay പറയു ആഹ് free യാണ് ആ order യ്തെന്നു ഒരു phone order യ്തെന്നു ഇല്ലല്ല അത് extent delivery മിഞ്ഞാന്നാന്നു അന്ന് വന്നിട്ടില്ല ഞാൻ അത് അങ്ങട്ട് ആഹ് text ചെയ്യവേണ്ടി നിക്കേര്ന്നു report ഈതിട്ട് എന്താ സംഭവം ആണോ അങ്ങനെ സംഭവത് അന്ന് മാത്രേ offer ഇണ്ടാർന്നോള്ളൂ ആഹ് അപ്പോ ബുദ്ധിമുട്ടയൊന്ന് പറഞ്ഞാൽ ഞമ്മക്കത് പഴയ rate ഇന് എത്തിക്കാൻ പറ്റാച്ച കൊഴപ്പല്ല അന്ന് ആഹ് നമുക്കത് നിങ്കലേടത് പറ്റിയ തെറ്റല്ലേ നമുക്ക് ആ rate ന് കിട്ടിയാ മതി expect delivery ശരിക്കും പറഞ്ഞാ മിനിഞാനാന്നു നിങ്ങൾ ഇനി അതു സമയം വഴുകിയാലും കൊയപ്പല്ല ആ rate ന് കിട്ട്യാ മതി അത് കൊയപ്പൊന്നൂല്ല നമുക്ക് delivery ഞാൻ next month ഇവ്ട്ന്ന് പോകും അയിന് മുമ്പ് നമുക്ക് സാധനം കിട്ടണം ഞാൻ അന്നാ ആഹ് ആഹ് അത് എന്ത് confirmation അപ്പോ നിങ്ങടെ നിങ്ങൾ ആഹ് പിന്നെ എന്ത് എത്ര amount ആണ് ഞാൻ അങ്ങട്ട് pay ചെയ്തിണ് one point four lakhs amount return ചെയ്യേണ്ട amount വേണ്ട എനിക്കാ phone കിട്ട്യാ മതി ഞാൻ അന്ന് കൃത്യം time ലാണാ order ഈതത് നമുക്കിഞ്യാ offerല് കിട്ടൂല്ല ഇനി നിങ്ങളെന്തിനാണ് ഈ deal price അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല നിങ്ങൾക്കത് ചെയ്യാൻപറ്റച്ചാ നിങ്ങൾ ചെയ്ത് ഞാൻ okay ആണ് നമ്മക്ക് ആ rate ഒരു മുന്നീസം കൂടി wait എയാം അല്ലകി ഞമ്മള് return complaint അയക്കുന്ന അയക്കു ഉം പിന്നെ

ഹൊയ് അതെന്ത് പരിപാടിയാണപ്പോ ബാക്കിള്ളോര് ന്റെ തോട്ടടുത്ത വീട്ടിത്തൊന് one point four ന് കിട്ടീട്നല്ലോ എനിക്ക് മാത്രന്താ ഒ ഓണത്തിന് ഞാനും അതെന്നെ ഒ offer ഇതേ ഞാന് എന്തേലും ആഹ് address ന് എന്തെങ്കിലും mistake ണ്ടങ്കി കൊയപ്പണ്ടായില്ല കൃത്യ time ലും കൃത്യ നേരത്താണല്ലോ oder ഈതെ പിന്നെ നിങ്ങളെന്താ നോക്കട്ടെ ഒരു minute പുത്തൻവീട് house സെബിൻ മുഹമ്മദ് ആഹ് ഉറത്തൊടിയിൽ house കൃത്യണല്ലോ ആഹ് pincode pin

നമക്കിപ്പോ എന്തെങ്കിലും ചെയ്യാബറ്റോ ഞമ്മളിപ്പോ നിങ്ങള് പിന്നെ ഇങ്ങനെ offer ഇടണ്ടേ ആവ്ശംണ്ടോ ഇങ്ങനെ തെരാപറ്റാതെ രീതിയിലും ഇങ്ങനെ മോശം service ഉം ആണ്ച്ചാ ന്തിനാ പിന്നങ്ങള് offer ഇടന്നേ ഞാനന്ന് കൃത്യായിറ്റ പൂരിപ്പിച്ചേ ങേ ഏ cash on delivery ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ pay ചെയ്യൂടി ചെയ്തർന്നു ഒരു amount കമ്മിയാകാതെ EMI യൂല്ല ഒന്നുണ്ടായ്ല്ല ഞാനന്ന് full

ഉം ഇങ്ങക്ക് ചെയ്യാമ്പറ്റൂലങ്കി ഞാൻ legally ആയിട്ട് move ഈതോളാ ഞാൻ live ലൊരു വിട്ടിട്ട് നിങ്ങളന്നേഷട്ട് കാര്യല്ല ഞമ്മളട്ത്ത് പറഞ്ഞിട്ടന്താ കാര്യം നീയ്യ് ഞങ്ങള്ട്ത്ത് തർക്കിചനിന്നിട്ടെന്താ കാര്യം സ്വന്തം customer നെ statisfy ചെയ്യന്നല്ലേ നിങ്ങളെ ഉത്തരവായിത്തം ന്നിട്ട് നിങ്ങളെന്നെ ഈ പരിപാടി ചെയ്‌ത്ഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇനി വിഷോസ്ച് order ഈയും ഒന്നാമത് ഇതരീം

അത അഹ് താങ്കളെന്താ പറയുന്നെ ന്റ്റെ mistake ന്ന് പറയുന്നതിന് കാരണം പറയണം ഇന്നാപ്പിന്നെ അത് പരിഹരിക്കാന്ല്ലേ കാരണം കൂടി പറയാല്ലോ ന്നാ address ഞാൻ പറഞ്ഞന്നല്ലേ അതിലെന്തെങ്കിലും mistake ക്കോ spelling ങ്ങോ കൊയപ്പണ്ടങ്കി പറഞ്ഞോള്ളൂ ഇൻക് ഇൻകയന്റെ ഭാഗായി ഒരു call പോലും വന്നിട്ടില്ല അല്ല താങ്കളിപ്പോ പറഞ്ഞപ്പോ delivery ചെയ്തിനു അപ്പൊ നമ്മുടേത് കിട്ടീലാന്നാണോ അതോ സാനം നിങ്ങളെ കയ്യിലെന്നെ ഇപ്പോ കടക്കുന്നുണ്ടോ

ചെയ്ത് തരണം എന്നല്ല ചെയ്ത് തരണം ഏ കാരണം നിങ്ങളെ ഭാഗത്താണ് തെറ്റ് ഞമ്മളെ ഭാഗത്ത് എന്താ തെറ്റ് നിള്ളത് നിങ്ങള് clarify ചെയ്ത് കയ്ഞാല് ഇനിക് ഒരു കൊയപ്പോണ്ടായനില്ല നിങ്ങളാ പഴയ amount ഇൻക് അയച്ചെന്നാ മതിയായ്ന്നു ഞാനതല്ല ഞാൻ ഇത്‍രീം trust ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണീ നമ്മടെ family ലെ മിക്ക ആളുകളും use ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു ത് കാരനായാണ് ഇത്രിം വലിയ ഒരു amount ഇതില് invest ഇയ്‌തിട്ട് phone വാങ്ങാൻ കാരണം തന്നെ

അഹ് okay okay ന്നാ പിന്നെ ഇപ്പൊ നമ്മള് leagal ആയിട്ടൊന്നും പോണില്ല നമ്മക്ക് കിട്ടണ്ട date മിഞ്ഞാന്നേന്നു അത് ഞാന് നിങ്ങളെ complaint ലൊന്നും register ചെയ്യുന്നില്ല അത് നിങ്ങളെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞോണ്ട് കൊയ്പല്ല നമ്ക് മറ്റെ ഏ ഒരു maximum ഒരു seven days നുള്ളില് കിട്ട്യാലും കൊയപ്പല്ല പക്ഷേ ഇതേ amount ന് കിട്ടണന്നൊള്ളു അല്ലെങ്കിഞാ സാനം return ചെയ്തിട്ട് കാര്യല്ല legal ലായി move യ്യും ഇനി എന്തേലും ഏ ഇനി പൈസങ്ങ്ട്ട് return അയക്കാനാണ് ഉദ്ധേശന്ന്ണ്ടങ്കി നമ്മക്കാ four full payment ഉം ചെയ്‌താതി ഹും

one point four ന് one point twenty eight ആയിരുന്നു അത് offer ആയിറ്റ് one point four ആന്ന് ഇപ്പൊ അതിന്റെ price കെടക്കണത് one point twenty eight തന്നെയാണ്‌

manager ഏ contact ചെയ്യബറ്റോ നമുക്ക് അതീ amount ന്റെ കാര്യംപ്പോ ആയോണ്ടാണ് നിങ്ങളീ വിളിച്ച phone ഒക്കെട്ക്കോ

Mumbai നിങ്ങടെ address ഒന്നു പറയു address ഒന്നു പറയു Mumbai മഹാരാഷ് ട്ര ഷ്ട്ര ഉം RJ RJcomplex

അത് കൊയ്‌പോന്നുല്ല നമ്മ തിന്റെ ഭാഗമായിട്ട് trust ന് വേണ്ടി ഞമ്മളോരു army officer ആണ് ഏ അപ്പൊ നമക്കിത് ഇതിന്റെ ഭഗായ്റ്റ് വേണം നിങ്ങള് pincode പറയു pincode six eight nine zero zero six മ് zero six zero six ല്ലെ അഹ് okay contact number ഒന്നു പറയോ ആദം താന്കളുടെ പേര് പറഞ്ഞിട്ട contact number പറയ് അഹ് contact number ഒന്നു പറയു eight zero nine zero triple three triple four okay

ഞാനെന്ന ഏ അത് വേണ്ട നീങ്കള് രണ്ട് number ഊടി ഇവട തരണം അല്ലാതെ ഞമക്കത് ഒരു ഇതില്ല കാരണം ഇത്രേം amount നിങ്ങളെ കയ്യീല് ഇപ്പ collect യ്യല്ലേ നമക്ക് ഇതിനൊരു തീരുമാനാകാതെ നിങ്ങൾ അയ്യ phone എടുക്കാതിരുന്നാ നമ്മള് പിന്നെ വേറെ ആർക്കാ contact ചെയ്യാ അങ്ങാൻതന്നേ പറയണേ നമക്ക് വേറെ mail അയക്കാതെ വേറേ option ല്ല അപ്പൊ നിങ്ങളിനി phone cut ഈതിട്ട് പിന്നട്ക്കുല എന്നതിന്ന്ത ഒറപ്പ് നമക് നമ്മ first time ആയതാണേ നമ്മൾ അത്രേ purchase ചെയ്യുന്ന ആൾ ആണെന്ന് മനസിലായി അത് കാരണം ആണേ ഞാൻ ഇത് ഇപ്പൊ legal ആയിട്ടൊന്നു move ചെയ്യാത്തെ ഏ നമ്മക്ക് അയിന്റെ വിശ്വാസ് ണ്ടെന്ന് number ചോയിക്കുന്നെ ഏ four one two five eight six double two നിന്റെ manager ൻറെ number കൂടെ കിട്ടാൻ വഴി ഇൻഡോ ഞാൻ അവിടത്തെ Mumbai തന്നെ അതൊന്നുഷ്ടല്ല അഹ് അഹ് അഹ് sir ൻറെ ഏ sir നെ ഇപ്പോ തന്നെ ഒന്ന് call cut ചെയ്‌തിട് അപ്പൊ ഒന്ന് വിളിക്കാൻ പറേണം ഏ ഈ call കൈഞ്ഞേന് ശേഷം ഇല്ലല്ലാ ഇങ്ങൾക് ന്റാലു ഈ ആപ്പിൾ ന്റെ company സമ്മയിച്ചോളണം ന്ന് ഇല്ല നമ്മക്ക് ഈ rate ന് തരാൻ അപ്പൊ നിങ്ങക്ക് വേറെ ഈല് വേറെ വല്ല offers ന്ത ഇതും ഇണ്ടോ ന്നാ പിന്ന അങ്ങന നോക്കിയാലോ നിങ്ങളെ ബുദ്ധിമുട്ടി ആഹ് ആപ്പിൾ ഫ്‌ളോട്ട് iphone forty

air pod pro max air pod pro max air pod pro pro max ന് ഇപ്പൊ എത്ര rate വർന്നെ

ആഹ് okay okay okay അങ്ങാന്നുവച്ചാല്

അല്ല ഈ നമ്മൾ ന്റാലു ഈ payment നടത്തന്നില്ല നിങ്ങള്ക് അത് മാത്രം COD ആക്കാൻ പറ്റുഓ ന്ന് പറഞ്ഞാ ഈ സാനം വന്നേന്റെ ശേഷം payment ചെയ്യാൻ പറ്റുന്ന അങ്ങനന്തേലു option ഇണ്ടാവു

നമ്മൾ മറ്റേ offer ന് താൽപര്യം ഇണ്ട് ന്നാലു

ആഹ് ഈ air pod pro max ൻറെ പറഞ്ഞെ iwatch ൻറെ പിന്നെയു താല്പര്യയുണ്ട് നമ്മൾ ഇപ്പൊ already seven ഇണ്ട് seven max ഇണ്ട് ഷേ പിന്നെ ന്റാലു ഇനി പുതിയതായിട്ട് വേണ്ട ഷേ ആയില് കാണിക്കുന്നത് ഏർ air pod ഉം ഈ phone ഉം മ്പാടെ eight ഏർ one point twentysix ആണ് ആപ്പോ നമ്മള് ഈ complaint ആയത് കാരണം ആണ് ഈ twenty ക്ക് തരുന്നേ ആഹ് okay okay ഞാൻ ആ offer കണ്ടയര്ന്നു അത് തന്നയാ ഞാൻ ചോയിച്ചേ ഞാൻ അത് പിന്നേ offer ക്കെ ഇണ്ടായിരുന്നു cancel ചെയ്യണം ന്ന് എനിക്കെന്നെ തോന്നിയര്ന്നു ഈ സായാനം offer അത് കൊഴപ്പില്ല നമക്ക് അത് സാനോ കിട്ടിയ മതി ഇനിയതവ കിട്ടി യില്ലെങ്കിൽ നി താങ്കൾ ഈ order എടുതോളു ഈ air pro max പൊ airpods ഉം ഇതുമ്മടല്ലത് ഹ ഹ okay ഈ contact ഈ number ലെന്നെ വിളച്ച മതി ട്ടൊ Hello, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ ഒരു Tour നെ കുറിച്ചാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ കുറച്ച് പേർ കൂടി പോയ ഒരു Tour ണ്. ഒരു സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു Tour ണ്. എല്ലാവരും Tour പോയിട്ടുണ്ടാകും ചിലരൊക്കെ Friends ന്റെ കൂടെ ആയിരിക്കും Tour പോയിട്ടുണ്ടാവുക. ചിലരൊക്കെ കുടുംബങ്ങളോടൊപ്പം ആയിരിക്കും Tour പോയിട്ടുണ്ടാവുക. ഞങ്ങൾ Tour പോയത് ഒരു പ്രത്യേക ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ Birthday യുടെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ Tour പോയത്. ഒരു മറക്കാൻ പറ്റാത്ത ഒരു Tour യിരുന്നു, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന Tour ഞങ്ങൾ പോയിരുന്നത് Car ലായിരുന്നു. എന്റെ മാമനും മാമന്റെ Wife ഉം പിന്നെ എന്റെ രണ്ട് മേമ്മയുടെ കുട്ടികളും ഒരു മാമന്റെ കുട്ടിയും പിന്നെ ഞാനും എന്റെ താത്തയും എന്റെ അനിയനും ആയിരുന്നു Tour പോയത്. അത് ഞങ്ങൾ ഞങ്ങളു~ളുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് എട്ട് എട്ടര ആയിട്ടുണ്ടാകും ഞങ്ങൾ ആ സമയത്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ കൈയിൽ കുപ്പി ഒക്കെ കരുതിയിരുന്നു. കുപ്പിയിൽ വെള്ളം ഒക്കെ നിറച്ച് ഇടയ്ക്കിടെ കുടിക്കാനും കൈയ്യൊക്കെ വേണമെങ്കിൽ കഴുകാനും ഒക്കെ ഞങ്ങൾ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ചിലരൊക്കെ dicky യിലും കുറച്ചുപേർ Back Seat ലും രണ്ട് പേർ മുന്നിലും ആയിരുന്നു ഞങ്ങൾ Car ൽ Tour പോയത്. അങ്ങനെ ഞങ്ങൾ എട്ടരയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോൾ ഞങ്ങൾ അയ്മ്പത് അയ്മ്പത്തഞ്ചിൽ എത്തി അത് ഒരു സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊന്ന് Petrol Pumb ൽ കയറി. Petrol Pumb ൽ കയറിയപ്പോൾ അവിടെ ഒരു അബദ്ധം പറ്റി Diesel അടിക്കണ്ട സ്ഥാനത്ത് Petrol അവർ അടിച്ചു. അത് അവർക്ക് പറ്റിയ ഒരു Mistake ണ്. അപ്പോൾ ഞങ്ങൾക്കാ കോഴിക്കോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ വണ്ടി ശരിയാക്കി തരാം എന്ന്. അപ്പോൾ ഞങ്ങളുടെ മേമ്മയുടെ വീട്ടിലേക്ക് അവിടെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു auto rickshaw യിൽ ഞങ്ങളുടെ മേമ്മയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവരുടെ അയൽവാസിയോട് ഒക്കെ കുറച്ചുനേരം സംസാരിച്ചു. അങ്ങനെ ഒരു രണ്ട് മണിക്കൂറ് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുടെ Car ഒക്കെ ശരിയാക്കി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ Tour പോണോ പോകണ്ടയോ എന്ന് കരുതി. ഞങ്ങൾ ഒരുപാട് ആശിച്ച് കൊണ്ടാണ് ഞങ്ങൾ Tour പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ കുറച്ചുനേരം യാത്ര ചെയ്തു. ഞങ്ങൾക്ക് പാട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം Petrol Pumb ൽ ആഹ് ആ സംഭവം ഉണ്ടായതു കൊണ്ട് അഹ് അതൊക്കെ കേട് വന്നു. എന്നിട്ട് ഞങ്ങൾ കുറെ നേരം യാത്ര ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരു മലപ്പുറം എത്തിയപ്പോൾ ഒരു ഒന്നര സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ Food കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളൊരു Hotel ൽ ആയിരുന്നു Food കഴിക്കാൻ കേറിയത്. എന്നിട്ട് Food കഴിക്കാൻ ഞങ്ങൾ Hotel ലേക്ക് എല്ലാവരും കയറി. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി ആണ് order ചെയ്തത്. എന്നിട്ട് ചിലരൊക്കെ ബിരിയാണി ബാക്കി വെച്ചു. എന്നാലും ചെ അഹ് വലിയവരൊക്കെ കഴിച്ച് ശരിയാക്കി. ആഹ് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം അല്ലെ വെറുതെ കളയേണ്ടല്ലോ. അത് പറഞ്ഞ് കഴിച്ചു. ഞങ്ങൾ കാശ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ചുനേരം Car ൽ നിന്ന് കാറ്റ് കൊണ്ട് കുറച്ചുനേരം അവിടെ നിന്നിട്ട് പിന്നെയാണ് Car ൽ കയറിയത്. എന്നിട്ട് ഞങ്ങൾ പോയി.

hot അങ്ങനെ കോഴിക്കോടെത്തി അപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ Car park ചെയ്യാൻ വേണ്ടിട്ട് ഒരു Hotel ൽ ഉണ്ടായിരുന്നു അതിന്റെ മു~മുൻപിൽ Parking Area ഉണ്ടായിരുന്നു അവിടെ Car കയറ്റിയപ്പോൾ അവിടുത്തെ Security പറഞ്ഞു അഹ് കോഴിക്കോട് Beach ലേക്ക് ഉള്ള Parking Area ഇതല്ല ഇതിന്റെ അപ്പുറത്താണെന്ന്. എന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് Beach ലേക്കുള്ള ആ Parking Area യിലേക്ക് പോയി. അപ്പോൾ ചെറുതായി മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ Car അവിടെ Park ചെയ്തു. എന്നിട്ട് അവിടെ ഇരുപത് രൂപ ഞങ്ങൾ കൊടുത്തു Park ചെയ്യാൻ വേണ്ടിയിട്ട്. ആ Security പറഞ്ഞു എല്ലാവരും ഇരുപത് രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞ് അഹ്

എന്നിട്ട് ഞങ്ങൾ കടലിൽ കുറച്ച് നേരം നടന്ന് രസിച്ച് നിന്നു. അപ്പം നാല് മണി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അഹ് ചായ കുടിക്കു കുടിച്ചു. ഞങ്ങൾ കടി എണ്ണ കടികൾ ഒക്കെ കഴിച്ചിരുന്നു പിന്നെ എന്റെ കുറച്ച് എന്റെ മാമന്റെ കുട്ടിയും ഒരു മേമ്മയുടെ കുട്ടിയും ചായ കുടിക്കില്ല. അതുകൊണ്ട് എന്റെ മാമൻ അവർക്ക് Frooti വാങ്ങി കൊടുത്തു. അങ്ങനെ ഒരു കുറെ നേരം അവിടെ നിന്നു. എന്നിട്ടൊരു മഴ വന്നു അപ്പോൾ ഞങ്ങൾ വേഗം Car ലേക്ക് പോയി. പിന്നെ കുറെ നേരം Car ല് ഇരുന്ന് എന്നിട്ടാണ് മഴ അവിടെ തോർന്നത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയി എന്നിട്ട് അവിടുത്തെ കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ചൊരണ്ടി Ice ഉം ice ഉം ഒക്കെ ഞങ്ങൾ വാങ്ങിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതും ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് രസിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ

അവിടെ നിന്ന് കടൽ ഒക്കെ കണ്ട്. ആഹ് കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് പല സാധനങ്ങളും ഒക്കെ മേടിച്ചു ഞങ്ങൾ Car ലേക്ക് വന്നു. അപ്പോഴൊരു ആറ് മണി ആയിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ Map വെച്ചു. എന്നിട്ട് ഞങ്ങൾ പോകുന്നിടെ

ചിലരൊക്കെ സ്ഥലം നോക്കി ആകെ തെറ്റി സ്ഥലം വലത് വശത്തേക്കാണോ ഇടത് വശത്തേക്കാണോ പോകണ്ടേ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടത് വശത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ആകെ കുടുങ്ങി പോയി ഒരു ഇരു~ഇരുട്ട് മൂടിയ ഒരു സ്ഥലം. ആഹ് അഥവാ രാത്രി ഒരു Light ഓ ആളുകളോ ഒന്നും ഇല്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ആകെ പെട്ടു എന്ന് കരുതി. എന്നിട്ട് ഞങ്ങളുടെ Car ൽ നിന്ന് ചിലരൊക്കെ കരഞ്ഞു കാരണം, ആഹ് മാമന്റെ അടുത്തു നിന്ന് ചീത്തയൊക്കെ കേട്ടു കാരണം ആഹ് ആഹ് മാമൻ അവരോട് ഞങ്ങളോടൊക്കെ സ്ഥലം നോക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് ഞങ്ങൾ ചിലരൊക്കെ പേര് വായിച്ചു ചിലരൊക്കെ സ്ഥലം നോക്കി എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വണ്ടി തിരിച്ച് മറ്റേ വലതുവശത്തിൽ വല~വശത്തു നിന്ന് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഒന്നും ഇല്ല അപ്പോൾ Light ഒക്കെ ഉണ്ട്. ആൾ താമസമൊക്കെ മിണ്ട്. അങ്ങനെ ആൾ താമസം ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി ഞങ്ങളുടെ പെരിന്തൽമണ്ണ എത്തി അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ അഹ് അറിയുന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ അതുകൊണ്ട് അവിടെ എത്തിയപ്പോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെയും Pumb ലൊക്കെ കേറിയിട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അഹ് Petrol ആണ് അടിക്കേണ്ടത് Diesel ആണ് അടിക്കേണ്ടത് Petrol ളല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് അത് അടിച്ച് തന്നു. ഇനി രാവിലത്തെ പോലെ തെറ്റണ്ട കരുതിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പെരിന്തൽമണ്ണ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തുന്ന് വെച്ചാൽ ഒരു വലിയ Hotel കണ്ടു.

എന്നിട്ട് ഞങ്ങൾ ഖുബൂസും, പൊറാട്ടയും, അൽ ഫാമും, chicken പൊരിച്ചതും, മന്തിയും order ചെയ്തു. ഞങ്ങൾ car ൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ car ൽ ഇരുന്ന് ഭക്ഷണം രസിച്ച് കഴിച്ചു. എന്നിട്ട് അടിപൊളി ആയിരുന്ന. കുറച്ചൊക്കെ സങ്കടം ആണെങ്കിലും. നല്ല സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പോയി എന്റെ മേമ്മയുടെ വീട്ടിലേക്ക് മേമ്മയുടെ കുട്ടി~കുട്ടികളെ ഞങ്ങൾ കൊണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ എല്ലാവരും വീട്ടിൽ എത്തിയപ്പോൾ ഒരു ഒരുമണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആരും drive ഒന്നും അധികം ചെയ്യില്ല പക്ഷേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ രാവിലെ ആഹ് നേരത്തെ ഇറങ്ങിയതാണ്, പക്ഷേ ഞങ്ങൾക്കറിയില്ല. പിന്നെ എല്ലാവരും tour പോയിട്ടുണ്ടാകും അല്ലേ? ചിലരൊക്കെ ഞങ്ങൾക്കീ tour മറക്കാൻ കഴിയില്ല ഒരു സന്തോഷവും

എനിക്ക് രണ്ട് പേരോടൊപ്പവും tour പോകാൻ ഇഷ്ടമാണ്. നിങ്ങളും എല്ലാവരോടൊപ്പവും tour പോയികാൻ tour പോയിട്ടുണ്ടാകും അല്ലേ? ഞങ്ങളെ tour ഇതായിരുന്നു. ചില, ചില നേരത്തൊക്കെ ഞങ്ങൾക്ക് അപകടൊക്കെ ഉണ്ടായി petrol pumb ൽ കുഴപ്പം ഉണ്ടായി. അതുപോലെ തന്നെ map ൽ പ്രശ്നം ഉണ്ടായി, അതുപോലെ അപ്പോൾ അതാണ് നിങ്ങൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ tour പോവുമ്പോ ഉണ്ടായിട്ടുണ്ടാകും അത് ഉറപ്പാണ്. എന്നാൽ ഞങ്ങൾക്കിഷട്ടമായ ഒരു tour ആണ് ഇത്. നിങ്ങളും ഒരുപാട് പ്രാവശ്യം tour പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇനി അടുത്ത class ൽ പറയാം. നന്ദി, നമസ്കാരം. Hello, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങള് കുറച്ചു കാലം മുന്നെ നടന്ന ഒരു കളീനെ കുറിച്ചിട്ടാണ്. football match നെ കുറിച്ചിട്ടാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു club ഉണ്ട്. കിൽഡാന്നാണ് പറയ. കിൽഡാ arts and sports club. നാട്ടിൽ തന്നെ അധികം എല്ലാവരും അറിയപ്പെടുന്ന ഒരു club ആണ്. എല്ലാ social activity യിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു club ആണ്. എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സില് അലനല്ലൂര് എന്ന് പറയണ ഞങ്ങൾടെ സ്ഥലത്ത് അലനല്ലൂർ GVHSS high school ൽ ഒരു camp നടന്നു football camp. പന്തുകളി വളരെ ഇഷ്ടപെടുന്ന ഒരു നാടും അതിനെ അതിനെ ഭയങ്കര support ആയി കാണുന്ന ഒരു നാട്ടുകാരും ആണ് എന്ത് അലനല്ലൂര് എന്നുപറഞ്ഞ ഞങ്ങടെ നാട്ടിലുള്ളത്. അവരെല്ലാം കൂടി എന്ത് ചെയ്തു അവിടുള്ള football players പുതിയ കളിക്കാർക്ക് selection കൊടുക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള നല്ല കളിക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു camp നടത്തി. അതില് വളരെ താല്പര്യത്തോടെ ഞാൻ എന്ത് ചെയ്‌തു? പോയി പങ്കാളിയായി. കളി തുടങ്ങി. പ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് team കൾ ഉണ്ടായിരുന്നു മണ്ണാർക്കാട്, അത് പാലക്കാട് ജില്ലയിലാണ് വരുന്നത് ഈ അലനല്ലൂര് എന്ന് പറയുന്ന സ്ഥലം. അഹ് അവിടുന്ന് പല സ്ഥലങ്ങളായിട്ട് പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി അങ്ങനെ എല്ലാ നാട്ടിൽനിന്നും players കള് വന്നിട്ടുണ്ടായിരുന്നു, കളിക്കാര് ഈ camp attend ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അതില് കളി തുടങ്ങി ആദ്യം ആദ്യം ആദ്യ round കഴിഞ്ഞു. രണ്ടാം round കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അഹ് അഹ് second round ൽ ഞങ്ങൾ പുറത്തായി. പക്ഷേ അതില് എല്ലാ കളിക്കാരും എന്ത് ചെയ്‌തിട്ടുണ്ടായിരുന്നു? ഒരു player എല്ലാരുടെ മനസ്സും കീഴടക്കി. അത്യാവശ്യം നല്ല skills ഉം കാര്യങ്ങളുമൊക്കെകൊണ്ട് ആൾടെ കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.

സത്യത്തിൽ നമുക്കുപോലും അഹ് same age ആണെങ്കിൽപോലും ആ, ആ ഒരു വ്യക്തിനെ നമ്മള് same പ്രായക്കാരനാണ്. പക്ഷേ എന്നാൽപ്പോലും നമുക്ക് അയാളെ ഭയങ്കരായിട്ട് എന്ത് ചെയ്‌തു. അയാളെപ്പോലെ കളിക്ക അങ്ങനുള്ളൊരു feeling നമുക്ക് വന്നു. ആൾടെ പേര് ആഹ് ഇങ്ങനെ ഉവൈസ്ന്ന്. അഹ് അലനല്ലൂരിലെ ഒരു ആള് തന്നെയാണ്. ഉം മൂപ്പര് ഏകദേശം third round ആയപ്പോതെന്നും മൂപ്പരുടെ team നെ അത്യാവശ്യം നല്ല രീതിയിൽ push ചെയ്തു. മൂപ്പരെ ആ ഒരു വ്യക്തിയുടെ team

ആ ഒരു team bonding എല്ലാം വളരെ വ്യത്യസ്തായിട്ടുള്ള ഒരു അത്രയും connected ആയിട്ടുള്ള ഒരു team മായിരുന്നു. നമുക്കുപോലും അങ്ങനത്തെ ഒരു team ല്, അങ്ങനെ ആ ഒരു team ല് കളിക്കണം ആ ഒരു team ൽ നമുക്കുകൂടി കളിക്കാൻ ഒരു chance കിട്ടുവോന്ന് തോന്നി. മൂപ്പരെ പരിചയപ്പെടണം മൂപ്പരെ കൂടെ ഒരു friendship keep ചെയ്യണം. മൂപ്പരെ കൂടെ എന്താ പറയാ train ചെയ്യണം, match കളിക്കണന്നുള്ളൊരു thought ഒരു ചിന്ത എനിക്ക് സ്വഭാവികായിട്ട് വന്നു. ഞാൻ എന്ത് ചെയ്‌തു. ആളെ പരിചയപ്പെടാം എന്നൊരു രീതിയിൽ അന്നെനിക്ക് പറ്റിയില്ല. അന്ന് മൂപ്പര് അത്യാവശ്യം നല്ല കാ അഹ് കാഴ്ച്ച കളി കാഴ്ച്ച വെച്ചകൊണ്ട് നാട്ടുകാരും അതുപോലെ ബാക്കിയുള്ള players എല്ലാം മൂപ്പരെ അഭിസംബോധന ചെയ്ത് മൂപ്പരെ നല്ല രീതിയില് മുന്നോട്ട് നയിച്ചു. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പോയി സംസാരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെയിരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞു ഒരു ഏകദേശം ഒരു, ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് നമ്മടെ എടത്തനാട്ട് യതീംഖാന ground ല് ഒരു match നടന്നു. Under seventeen ആ ഒരു കളിക്ക് ഞങ്ങളുടെ നാട്ടിൽനിന്ന് club ന്ന് കുറച്ചുപേര് പോയി. പേര് കുറച്ച് club ലുള്ള members തന്നെ. പോയി. ആ ഒരു team ല് പുള്ളി ഉണ്ടായിരുന്നു. അന്നദ്ദേഹത്തിനെ ഞങ്ങളെന്ത് ചെയ്തു? പരിചയപെട്ടു. സംസാരിക്കാനായിട്ട് പോലും അതേപോലെ ഒരാളോട് സംസാരി മൂപ്പരുടെ സംസാരം നമുക്ക് വളരെ വ്യത്യസ്തായിട്ട് തോന്നുകയും ചെയ്തു. ഭയങ്കരായിട്ട് like ആയി. ഇഷ്ടപ്പെട്ടു. അങ്ങനെ കളി തുടങ്ങി. അന്നത്തെ match ഞങ്ങൾ trophy വേടിച്ചു. അതിനുശേഷം പിന്നെ പല പല സ്ഥലം പല പല match കളിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ആ match ല് രണ്ടുപേരും ഒരേ

കുറച്ച് ദിവസത്തിനുശേഷം പുള്ളി ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു match ണ്ട്. നമ്മടെ ഒറ്റപ്പാലത്താണ് കളി. ആഹ് free ആണെന്നുണ്ടെങ്കിൽ പോരാൻ പറ്റുവോ? അപ്പോ വരാല്ലോ അതിനെന്താ. നമ്മക്ക് പോകാ ഒന്ന് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ആ match ന് പോവുകയും ചെയ്‌തു. അവിടത്തെ match ഞങ്ങള് പരാജയപ്പെട്ടെങ്കിലും പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്തു? നല്ല നല്ല കുറെ ഓർമ്മകള് നല്ല കുറെ skills ഉം വേറെയൊരു പുതിയ കളിക്കാരനെ ഞങ്ങൾ, ആ~ആൾടെ പേരാണ് റഹീസ്. ഞങ്ങൾ മൂന്ന് പേരുള്ള പുതിയ ഒരു team ആയി. ഈ റഹീസും ഉവൈസും എന്ന് പറയുന്നത് മൂപ്പര് രണ്ടുപേരും അത്യാവശ്യം നല്ല കളിക്കാരാണ്. skill ഉം കാര്യങ്ങളൊക്കെയുള്ള നല്ല players. ഇപ്പം അവര് നാട്ടില് മെല്ലെ match കളൊക്കെ കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഓർമ്മ. അതുപോലെ ആ സമയത്തുണ്ടായിരുന്ന അ ആ ഒരു connection അത് ഇപ്പഴും വല്ലാതെ miss ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരെ പോലെ ഒരു ground ല് boot അണിയാനുള്ള ഒരു chance കിട്ടിയിരുന്നെങ്കിൽ പിന്നെ പുള്ളി കളി ഏകദേശം ഒരു മൂന്ന്, മൂന്ന് പ്രാവശ്യം പുറത്തോട്ടുള്ള scholarship ലഭിച്ചു. ആഹ് നമ്മുടെ